ഈ നാൽപത്തി രണ്ടു ms കളിക്കുമ്പോൾ enemy ഒക്കെ വന്നാൽ ഉണ്ടല്ലോ ഒറ്റയടിക്ക് ഓനെ ടക്ക് ടക്ക് എന്ന് തീർക്കാം.

ഞാനൊക്കെ എത്രെ ടക്ക് ടക്ക് ആണ് എല്ലാത്തിനേം തീർക്കുന്നത്.

എന്റെ kd eight point seven six അത്രോം ഒക്കെ എത്തിയോ അപ്പൊ നല്ല ഇതുണ്ടാവുമല്ലോ? എന്ത് ചെയാനാട്ട ഇരുന്നു കളിച്ചിട്ടേ

അത്ര കളിയല്ലേ?

നാലായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട്

നാലായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട്

ആട അതെല്ലേ അന്നൊട് ഞാൻ പറഞ്ഞത് eight point seven six എടാ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ടൈം കിട്ടിയ ഒരു ചെറിയ ഒരു gap കിട്ടിയ ഞാൻ അപ്പൊ ഇരുന്നു കളിക്കും

അതാണ് നല്ല upgrade ചെയ്ത gun ഒക്കെയാകുമ്പോൾ enemies ന് ഒരു പേടി ഒക്കെയുണ്ടാവും പിന്നെ നല്ല kill എന്ന് വെച്ച നല്ല kill എടുക്കും ഞാൻ ഇപ്പൊ കളിക്കുമ്പോൾ ആദ്യമൊന്നും എനിക്ക് വല്ലാണ്ട് kill എടുക്കാൻ സാധിക്കൂലായിരുന്നു ഇപ്പൊ നല്ല kill എടുക്കുന്നുണ്ട് പറഞ്ഞ കഴിഞ്ഞ ഉള്ള kill എല്ലാം പോകുവോ ആവോ ആഹ് അന്റെ lag phone ആണല്ലേ അതാണ് അതല്ല അന്റെ പേര് ഇപ്പൊ എന്താണ് പണ്ടത്തെ പേര് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പഴത്തെ പേര് എന്താണ്?

dark rider ഓ?

പണ്ടത്തെ സ്‌ക്വാഡ് കുറവാണ്. ഇപ്പൊ ആരൊക്കെയാണ്? ഇപ്പൊ കൊല്ലത്തു നിന്ന് രണ്ടു ചെക്കന്മാർ ഉണ്ട് പിന്നെ ഒരുത്തൻ ആലപ്പുഴയിൽ നിന്നും ആഹ്

എന്താലേ ഇപ്പഴത്തെ event അങ്ങനെയധികം ഇല്ലല്ലേ? ഇല്ലല്ലാ അവന്മാർ മിനിന്നാന്ന് room match ഉണ്ടായിരുന്നു

നമ്മുടെ youtube live ആണത് അപ്പൊ ഈ ആലപ്പുഴയിൽ ഉള്ള ചെക്കൻ കൊണ്ടുവന്നതാണത് അപ്പൊ ഓൻ ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതിൽ register ചെയല slot എന്ന് പറഞ്ഞു ഒരു ദിവസം രണ്ടു കളിയാണ് ഒന്ന് രാവിലെ എട്ടു മണി തൊട്ട്

പിന്നെ രാത്രി പതിനൊന്നു മണിക്ക്

അഹ് slot book

ഓഹ് ആയിരത്തിയഞ്ഞൂർ uc എന്ന് പറയുമ്പോൾ എന്താ അടിപൊളിയാണെല്ലോ

അപ്പൊ എങ്ങനെ sponsor ചെയ്യുകയാണോ അത് room match ഇൽ?

അപ്പൊ ലൈവ് ഒക്കെ ഉണ്ടാകുമല്ലോ youtube ഇൽ അതാണ് ഞാൻ പറഞ്ഞത് youtube ഇൽ ലൈവ് ഉണ്ടെന്ന് ഏർ ഞാനൊന്നും അത് കേട്ടിട്ടില്ല.

ആഹ് ഓന്റെ youtube ചാനൽ ഒക്കെ എത്ര മില്യൺ എന്തോ subscribers ഒക്കെ ഉണ്ട്

ഇന്നലെ കളിച്ചപ്പോ ഈ ഞാൻ ഒരു നാല് kill എടുത്തു മറ്റേ ഒപ്പമുള്ള ഒരു ചെക്കൻ രണ്ടു kill എടുത്ത് പിന്നെ മറ്റെയെന്താ ഇവനില്ലേ കൊല്ലത്തുള്ള ഒരു ചെക്കനുണ്ട്.

ഓൻ അതുകഴിഞ്ഞു ചിക്കൻ എടുത്തോ?

ഓഹ് അതിനൊക്കെ ചിക്കൻ അടിക്കണെങ്കി ഞാനൊക്കെ കാസ്‌ട്രോ പോലെ ആകണം. ഇപ്പൊ എന്നേം കാട്ടില് നല്ല കളി

ലൈവ് ഒന്ന് കണ്ടു നോക്ക് ഇജ്ജ് plane ഇൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാണാ കുറെ എന്താ kill ന്റെ ഇത് വരണു

ആഹ് kill message ഇറങ്ങുമ്പ തന്നെ എവിടുന്ന് ചറ പറ അടി ആഹ് daily കളി ഉണ്ടാവുമല്ലേ ? ആഹ് അത് തന്നെ പറഞ്ഞത് daily ഉണ്ടാവും രാവിലേം രാത്രിയിലും daily രണ്ടു കളി ഉം മെയ് എത്രയാ ഇരുപത്തിയഞ്ചാം തിയതി വരെ ഉള്ളു.

അതാ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കൂലേ ഓരോ ടീമും

അങ്ങനെ പോലെ ഏറ്റവും കൂടുതൽ kill ഏറ്റവും കൂടുതൽ ചിക്കൻ അടിച്ച ടീമ്സിനെ തിരഞ്ഞെടുത്തിട്ട്

ഏറ്റവും കൂടുതൽ ചിക്കൻ അടിച്ചവരെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകും കളിചോളൂ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും ആഹ് അതിൽ എന്താ നമ്മളെ അപ്പൊ നമുക്ക് ചിലപ്പോ ചില ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോ കളി ഉണ്ടാവില്ല വെള്ളപൊക്കം കരപ്രദേശങ്ങളിൽ വെള്ളം ക്രമാതീതമായി വർധിക്കുന്നതിന് വെള്ളപൊക്കം എന്ന് പറയുന്നു ഇത് പലവിധ കാരണങ്ങളാൽ സംഭവിക്കാറുണ്ട്

കൂടുതൽ ജലം നിറയുന്നതോടെ അണക്കെട്ടിന്റെ സംരക്ഷണാർത്ഥം അധികമുള്ള ജലത്തെ തുറന്നു വിട്ടാലും വെള്ളപൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏർ വെള്ളപൊക്കം മൂല താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷി നശിക്കുകയും ഗതാഗത സംവിധാനങ്ങൾ തടസപ്പെടുകയും ചെയ്യുന്നതോടപ്പം വീടുകൾക്കും വ്യവസായ ശാലകൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ചെയ്യുന്നു ഏർ വാർത്താവിനിമയം കൂടി തടസപ്പെട്ടതോടെ ജനജീവിതം താറുമാറാകുകായും ചെയ്യുന്നു എന്നാൽ വെള്ളപൊക്കത്തിന്റെ ഫലമായി താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷി ഭൂമി എക്കൽ മണ്ണടിഞ്ഞ് ഇവ കൂടുതൽ ഫലപുഷ്ടമാകാറുണ്ട് ആഹ് കേരളത്തിലെ വെള്ളപൊക്കം അത് കേരളത്തില് ഏർ വെള്ളപൊക്കം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷ കാലത്ത് ഉയർന്ന അളവിൽ മഴ ലഭിച്ചതോടു കൂടിട്ടാണ്

മലയോര മേഖലകളിൽ എല്ലാം ഉരുൾപൊട്ടലും ഉണ്ടായി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടുകൂടി അവയുടെ shutter ഉകൾ തൊറന്നുവിട്ടത് വെള്ളപൊക്കത്തിന്റെ ആഗാതം വർദ്ധിപ്പിച്ചു ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിലെ അമ്പത്തിനാല് അണക്കെട്ടുകളിൽ മുപ്പത്തഞ്ചണ്ണവും തുറന്നു വിടേണ്ടി വന്നത് ഇരുവത്തിയാറ്‌ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് shutter ഉകൾ ഒരുമിച്ചു തുറന്നത് അതി ശക്തമായ മഴയിൽ വയനാട് ജില്ലാ പൂർണമായി ഒറ്റപെട്ടുവെന്ന് തന്നെ പറയാം നദികൾ കര കവിഞ്ഞു ഒഴുകിയത് road railway വ്യോമ ഗാതാഗത ശൃംഖലകളെ എല്ലാം

മരിച്ച കാര്യം കൂടുതെ പതിനാലു പേരോളം കാണാതായി നൂറ്റിനാല്പതു പേരോളം ആശുപത്രികളിൽ ആയി യെന്നൊക്കെയാണ് ആഹ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയാനന്തര പ്രവർത്തനങ്ങളെ കുറിച്ച്

ഏർ മൂന്നുലക്ഷത്തിൽ പരം കുടുംബങ്ങളിൽ നിന്നായി പതിനാല് ലക്ഷത്തിൽ പരം ആളുകളാണ് ദുരിതാശ്വാസ camp കളിലായി ജീവിക്കേണ്ട അവസ്ഥയായി വന്നത് ആഹ് പ്രളയത്തെയും അത് അതിന്റെ തൽഫലമായി ഉണ്ടായ കെടുതികളെയും തുടർന്ന് കേരളത്തിന് ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് സംസ്ഥാന സർക്കാരിൻറെ പ്രാഥമിക വിലയിരുത്തൽ

ആഹ് കേന്ദ്ര government സഹായങ്ങൾ സ്വീകരിക്കുന്നതിൻറെ വിമുഖത ഏർ സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിച്ചു ഇത് രാജ്യമെമ്പാടുമായി കേന്ദ്ര government നെതിരെ വലിയ വിമർശനങ്ങൾക്കു വഴി തെളിയിച്ചു പ്രധാനമായും രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്ത കാ ഏർ പ്രളയ ദുരന്ത കാരണമായിട്ട് കണക്കാക്കപെട്ട് ഏർ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആഹ് തെക്കു പടിഞ്ഞാറൻ കാലവർഷ കാലത്തു ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളം വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത് ശക്തമായ മഴയെ തുടർന്ന് കേരളത്തിലെ മി ക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഗലകളിൽ ഉരുൾപൊട്ടലും ഉണ്ടായത് അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് അണക്കെട്ടുകളുടെ shutter ഉകൾ തുറന്ന് വിട്ടതാണ് വെള്ളപൊക്കത്തിന്റെ ആഗാതം വർദ്ധിപ്പിക്കാൻ പ്രധാന കാരണമായെന്ന് പല ആരോപക ണങ്ങളും ഉയർന്നുവന്നിരുന്നു എന്നാൽ കേന്ദ്ര ജല commission ന്റെ report വന്നതോടെ ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിഞ്ഞു കണക്കുകൾ പരിശേധിച്ചാൽ മനസിലാകുന്നത് യഥാർത്ഥത്തിൽ ഡാമുകളിലേക്ക് ഒഴുകിയെത്തിയതിൽ ഒരു ഭാഗം മാത്രമാണ് പൊറത്തേക്കു വിട്ടത് ഒരു ഭാഗം ജലം ഡാമിൽ തന്നെ പിടിച്ചു നിർത്തുകയും എത്രത്തോളം ആഹ് ഡാമിൽത്തന്നെ ഏർ പിടിച്ചു നിർത്തുകയും ഏർ പിടിച്ചു നിർത്തുകയും അത്രത്തോളം പ്രളയത്തിൻറെ രൂക്ഷത കുറക്കാനും സഹായകമായി എന്നാണ് കേന്ദ്ര ജല commission ൻറെ കണ്ടെത്തൽ കൂടാതെ

കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര kilo meter നെ ചതുരശ്ര kilo meter ൻറെ ആണെങ്കിൽ ദേശീയ ജനസാന്ദ്രത വെറും മുന്നൂറ്റി എൺപത്രണ്ടാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ ഏകദേശം പത്ത് ശതമാനം പ്രദേശങ്ങളിലെങ്കിലും സമുദ്ര നിരപ്പിനു താഴെ സ്ഥിതി ചെയ്യുന്നതിനോടൊപ്പം നാൽപത്തിയൊന്ന് നദികൾ

ആഹ് നിലക്കാതെ പെയ്ത മഴവെള്ളത്തെ തുടർന്ന് മ് മഴവെള്ളത്തെ ഉൾക്കൊള്ളുവാൻ ഈ നദികളോ ജലസംഭരണികളോ ക്കോ ഒന്നുംതന്നെ സാധിച്ചില്ല ശാന്ത സമുദ്രത്തിൽ രൂപപ്പെട്ട ഷൻഷ്രൻ യാഗി എന്നീ ചുഴലി കാറ്റ്കളും ആഹ് എന്നീ ചുഴലി കാറ്റ്കളും കേരളത്തിലെ കനത്ത മഴയെ സ്വാധീനിച്ചിരുന്നു വന്നു കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപെടുന്നുണ്ട് ഈ പ്രകൃതി ദുരന്തം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ professor മാധവ് ഫ്രഡ്‌ലിൻ നെയും അദ്ദേഹത്തിന്റെ ഗാഡ്ഗിൽ report നെയും വീണ്ടും ജനശ്രദ്ധയിലെത്തിച്ചു പാരിസ്ഥിതിക നാശം മൂലമുണ്ടാകുന്ന വിഷ വിശക്കുന്ന ജലപ്രതിഭാസം ഒരു പ്രളയ കാരണങ്ങളിൽ ഉൾപെട്ടി ഉൾപെടുത്താതാവുന്നതാണ് ആഹ് ഇടുക്കിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടും shutter ഉകൾ തുറക്കാൻ വൈകിയതാണ് പെരിയാറിൻറെ തീരങ്ങളെയും കൊച്ചി നഗരത്തിൻറെ ഭാഗങ്ങളെയും പൂർണമായി ജലത്തിനടിയിലാക്കിയതെന്നു ആരോപണമുണ്ട് മുല്ലപെരിയാർ ഇടുക്കി ഒഴുകി ഏർ ഒഴുകിയുള്ള ഒഴികെയുള്ള അണക്കെട്ടുകൾ തുറന്നാൽ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിൻറെ മേധാവിയായ collector ടെ അനുമതി ആവിശ്യമാണ് അണക്കെട്ടിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നിലവിലെ അവസ്ഥകളും അവസ്ഥയും അവശ്യവും അറിയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണയായി collector അണക്കെട്ട് തുറക്കാൻ അനുമതി നൽകുന്നത്

ആഹ് കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാ പ്രളയത്തിന് കാരണം അണക്കെട്ടുകൾ തുറന്നതു കൊണ്ടല്ലായെന്നും first കേരളത്തിൽ പെയ്ത അതിതീവ്ര മഴയുടെ ഭാഗമായി അണക്കെട്ടുകളിൽ ഒഴുകി വന്ന ജലത്തിന്റെ ഒരു ഭാഗം മാത്രമേ തുറന്നുവിട്ടിട്ടുള്ളു എന്നും കേന്ദ്ര ജല commission അവരുടെ report ഉകളിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ അണക്കെട്ടുകളുടെ ഏർ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ ഏർ പരിശോധിക്കുന്നത് dam സുരക്ഷാ authority യാണ് കേരളത്തിൽ മഹാ പ്രളയം വരു ഏർ വരുത്തി വച്ചതിൽ dam സുരക്ഷാ authority ക്കും

മ് ആഹ് രണ്ടായിരത്തി പതിനെട്ടില്ണ്ടായ മഹാ പ്രളയം കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഏതു ചെറിയ ഒരു ചെറിയ പ്രദേശം പോലും ഒഴിവില്ലാതെ എല്ലാ പ്രദേശത്തേക്കും ഏർ കനത്ത മഴ പെയ്തു അതിനെ തുടർന്ന് കേരളത്തിൻറെ എല്ലാ വിവിധ ഭാഗങ്ങളിലേക്കും ഏർ വെള്ളംപൊക്കം ഉണ്ടായി ഇതിനെ തുടർന്ന് സാധാരണ ജനങ്ങളുടെയും മറ്റു മൃഗങ്ങളുടെയും എല്ലാ ഇവരുടെ ജീവനും തന്നെ ശരി എല്ലാവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഇത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപൊക്കം വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചു ഇതിനെ തുടർന്ന്ജ ആഹ് ജനജീവിതം സ്തംഭിച്ചു പൂർണമായിട്ട്

കരകയറാൻ സാധിച്ചതിനെ തന്നെ മറ്റൊരു വലിയ നേട്ടം തന്നെയാണ്